ഏ എന്റെ ഒരു ഷോപ്പ് ഉണ്ട് ബിൽഡിംഗ് രണ്ട് മൂന്ന് നെലെന്റെ ബിൽഡിംഗ് ഉണ്ട്.

രണ്ട് നെലെടെ ബിൽഡിങ് ഉണ്ട് പിന്നെ ഇതൊരു ങ് ഒന്ന് രണ്ട് മൂന്ന് നാല് കുറേ വിൻഡോസ് എല്ലാം ഇണ്ട്.

ഏ മിറർ സെൽഫി എടുക്കുന്നള്ളത് ബാർബർ ഇയാളെ ഹെയർ ബ്ലൂ ഡ്രൈ ആക്കുന്ന്ണ്ട് ഓൾറെഡി ഹെയറെല്ലം കട്ടാക്കിറ്റാ ഇനിമിന്നല്.

ബാക്കില് ഒരു ഓഫീസിണ്ട് ഒരു വീടിണ്ട് വീടിൻറെ മോളില്--

ഇതൊരു വീടാണ് വീടിന്റെ ഫ്രണ്ടിയായിട്ടൊരു സ്വിമ്മിംഗ് പൂൾ ഇന്റെ വർക്ക് നടക്കുന്നുണ്ട്.

രണ്ടു നിലയുണ്ട് മോളിലത്തെ നിലയില് മൂന്നു സെറ്റ് അത്താഴത്തെ നിലയില് ഒരു സെറ്റ് കാണാൻ പറ്റുന്നുണ്ട്.

ഇത് ഒരു കാറിന്റെ പെയിന്റിങ് ആക്കുന്ന പ്ലേസ് ആണ് കുറേ സ്പ്രൈ പെയിന്റ് എല്ലാം ചെയ്ത്--

കാറ് ഇപ്പൊ റെഡ് കളർ ആക്കുന്നെയാള്ളത് ഇത് കൊറേ പ്ലാസ്റ്റിക് റാപ് ആക്കീട്ടും ന്യൂസ് പേപ്പർ റാപ്പ് ആക്കീട്ടും രണ്ട് പണിക്കാരുണ്ട്.

ഇത് ഒരു ഐസ്ക്രീം പാർലറ് ഇയില് ഒരു സൈഡിൽ ജ്യൂസ് പാർലർ ഒരു സൈഡിൽ ഐസ്ക്രീം .

ഇത് ഒരു പള്ളിയാണ് ഇതിൽ ഫാൻ ഉണ്ട് മൂന്ന് ലൈറ്റ് ഉണ്ട് ഇവിടെ നിസ്കരിക്കാൻ മൂന്നാള് വന്നിട്ടുണ്ട് ഒരു ഇമാം ഉണ്ട്.

ഒരു ഇരിക്കുന്നത് എല്ലാം ഇണ്ട് ഒരു ഇൻവെർട്ടർ ഇണ്ട് സ്വിച്ച് ബോർഡ് എല്ലാം ഓൺ ആക്കിട്ടുണ്ട്.

ഡിജിറ്റൽ ഫ്രെയിം ങ് സോറി ക്ലോക്ക് ഉണ്ട്.

ഇത് ഒരു ബ്രൗൺ കളർ ബിൽഡിങ് ഇവിടെ ഒരു ആറ് ഫ്ലാഗ് ഇണ്ട്.

ഇത് ഒരു ഷോപ്പ് ഒരു ബുക്ക് സ്റ്റേഷനറി ഷോപ്പ് ഇവിടെ ബുക്സ് ഉണ്ട്.

ഇവിടെ ഒരാള് വാട്ടർ ബോട്ടിലൊക്കെ എടുത്തിട്ട് ജിമ്മ് ചെയ്യുന്നുണ്ട്.

നല്ലൊരു ഹിൽ ഇണ്ട് ബാക്ക്ഗ്രൗണ്ടില് .

ഇത് ഒരു ടോയ് ഷോപ്പാണ് ആണ് ഇവിടെ പോക്കിമോനുണ്ട് ബാർബി സെറ്റ് ഇണ്ട് എയ്റോപ്ലെയിൻ ഇണ്ട് ട്രക്ക് ഇണ്ട്--

ഇത് ഒരു ഗസ്റ്റ് റൂം ആണ്.

ഏ ഇത് ഹിന്ദിലൊക്കെ എയുതിട്ട് കൊറെ ബാന്നെറും --

ഇതൊരു ഗവർമെൻറ് ശ്രീവിദ്യശാല ഹയർ സെക്കൻഡറി സ്കൂ--

അത് മാലി സെന്ററിന്റെ ബിൽഡിങ്ങിന്റെ അകത്ത് എന്തൊക്കെയോ എന്നാണ്--